ഉൾകൊള്ളാൻ ഈ പള്ളിക്ക് കഴിയും ഒരു ലക്ഷം വരെ വിശ്യാസികളെ ഒരു ദശ ലക്ഷം വരെ വിശ്വാസികളെ ഈ പള്ളിക്ക് ഉൾകൊള്ളാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത് മസ്ജിദിന് സമീപമുള്ള വീടുകൾ തകർത്തു ഇപ്പോൾ അത് തുറസ്സായ സ്ഥലങ്ങളാലും വിശാലമായ തെരുവുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു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

അബ്റാത് അൽ ബൈത് അംബര ചുംബികളുടെ സമുച്ചയം നിർമിച്ചു പുണ്യ സ്ഥലങ്ങൾക്ക് സമീപം hotel shpping centre കൾ പ്രാർത്ഥന സഹയങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് അബ്രത് അൽ ബൈത് എന്ന് പറയുന്ന അംബര ചുംബികൾ ഉള്ള സമുച്ചയം നിർമിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത് അതായത് പാർപ്പിട സൗകര്യം എന്ന് വെച് കഴിഞാൽ ആധുനിക residential area കളേക്കാൾ പഴയ നഗരത്തിലേക്കാണ് മക്കയുടെ വീടുകൾ കൂടുതൽ ഒരുക്കമുള്ളത് രണ്ടോ മൂന്നോ നിലകളുള്ള പരമ്പരാഗത കെട്ടിടങ്ങൾ പ്രാദേശിക പാറകൾ കൊണ്ട് നിർമിച്ചതാണ്

ചേരിയുടെ അവസ്ഥ കാണാം ചേരി നിവാസികൾ പ്രദാനമായും ദരിദ്രരായ തീർത്ഥാടകരാണ്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

ചങ്കിടിപ്പുകൾ ആയിരുന്നു അവർ ഞാനും പിന്നെ രണ്ട് സുഹൃത്തുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഷാമിൽ, രണ്ടാമത്തേത് ആഷിഫ് അവർ ആയിരുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അങ്ങനെ ഞാനെൻറെ കലാലയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ആയിരുന്നു ഷാമിലും, ആഷിഫും. ഞാൻ ഒന്നാം class മുതൽ പത്താം class വരെ പഠിച്ചപ്പോൾ എന്റെ കൂടെ ബാക്കി ഉള്ള എല്ലാവരേക്കാളും എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു. കാരണം എന്റെ എല്ലാ സങ്കടങ്ങളും എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ഇവരോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാൻ എൽ പി കാലഘട്ടത്തിൽ അവിടെ ആയിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിൻറെ തുടക്കം ഒന്നാം class മുതൽ നാലാം class വരെ വളരെ, വളരെ, വളരെ സന്തോഷത്തോട് കൂടി ഞങ്ങൾ മൂന്ന് പേരും നിന്നിരുന്നു. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് school ിലേ ആദ്യ ദിനത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും ഇട്ടിരുന്ന shirt ന്റെ colour എല്ലാവരും ഒരേതായിരുന്നു. അങ്ങനെ അന്ന് മൂന്ന് പേരും ഒരുമിക്കുകയും ആ ഒരു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 ഒന്നാം class കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാം class ിലേക്ക് കടക്കുകയും സൗഹൃദത്തെ അപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ട് ഞങ്ങൾ രണ്ടാം class ൽ എത്തുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു LP കാലഘട്ടം എന്ന് പറയുന്ന ഒന്നേ to നാല്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 പേടിയോ, ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മൂന്നാം class ലേക്ക് എത്തി~എത്തിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി സംഭവം വേറെ ഒന്നുമല്ല ആശിഷ് എന്ന സുഹൃത്തിന് ഒരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയം ഒരു കുട്ടിത്തം ആണ് കുട്ടി പ്രണയമാണ് എന്നാണ് ഞങ്ങൾ എല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വെറും ഒരു കുട്ടിത്ത പ്രണയം ആയിരുന്നില്ല ആ പ്രണയം നീണ്ടുനിന്നിരുന്ന ഒരു പ്രണയം ആയിരുന്നു ഞങ്ങൾ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു എല്ലാ സമയത്തും ഞങ്ങൾ കളിയാക്കുമായിരുന്നു അങ്ങനെ ആ സുഹൃത്തിന് ആ ഒരു പ്രണയം വെറും ഒരു കുട്ടിത്തമായി അല്ലായിരുന്നു അദേഹം കണ്ടിരുന്നത് അങ്ങനെ അവൾ ഒരു ദിവസം

base ചെയ്തുകൊണ്ടുള്ളതാണ് കാരണം last year ആണ് ആ school ിൽ. അങ്ങനെ എന്റെ ആ ഒരു കലാലയ ആ ഒരു last ദിവസം sentoff എന്ന് ഒക്കെ പറയുന്നത് പോലെ തന്നെ അതിന് മുന്നേഉള്ള ഒരു സംഭവമായിരുന്നു tour tour വെറും ഒരു tour ായിരുന്നില്ല കാരണം നമ്മൾ എല്ലാവരും സൗഹൃദം പങ്കിട്ടു കൊണ്ടും ചിരിച്ചു കൊണ്ടും ആ ഒരു യാത്ര വളരെ മനോഹരം ആയി തോന്നിയ~ത് തോന്നിയത് എപ്പോഴാന്ന് വെച്ചാൽ എല്ലാ~എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പാട്ട് പാടുകയും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 പോകണം എന്ന് അറിഞ്ഞിരുന്നില്ല അതായത് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾക്കും ഒരു സ്കൂളിലേക്ക് തന്നെ പോകണം. കാരണം ആ ഒരു സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നു ഉള്ളതുകൊണ്ട് ആവാം അന്നത്തെ ആ ഒരു തീരുമാനം അങ്ങനെ എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ high school കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് യു പി കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ആ യു പി കാലഘട്ടം ഞങ്ങൾ ഒരേ school ിലേക്ക് എത്തുകയും അവിടെയും ഞങ്ങളുടെ ആ ഒരു സൗഹൃദം നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് കുട്ടികളെല്ലാം ഞങ്ങൾക്ക് ഒരു stranger ാണെങ്കിൽ പോലും ഈ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ആ ഒരു സൗഹൃദം ഞങ്ങൾക്ക് അത് ഒരു stranger ായിട്ടല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അഞ്ചാം class ആറാം class ഏഴാം class ആ ഒരു കാലഘട്ടം ആണല്ലോ യു പി കാലഘട്ടം എന്നു പറയുന്നത്. ഞങ്ങൾക്ക് അവിടെ it lab ുണ്ടായിരുന്നു. it lab ാണ് ഏറ്റവും കൂടുതൽ,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 അന്നത്തെ game മുകൾ എന്ന് പറയുന്നത് ഒരു കാർ game അങ്ങനെ ഉള്ള games ായിരുന്നു. അപ്പോ അത് കളിക്കുക എന്ന് പറയുന്നത് ആ ഒരു കുട്ടികാലത്ത് അത് കിട്ടുകാ എന്നു പറയുന്നത് വളരെ വലിയ ഒരു ഇത് തന്നെ ആയിരുന്നു. വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ വളരെ അധികം വളരെ വളരെ അധികം enjoy ചെയ്തുകൊണ്ട് തന്നെ ആണ് ഞങ്ങൾ ആ game കളിച്ചിരുന്നത് അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് teacher കളുടെ കൈയ്യിൽ നിന്ന് ഒരു പാട് തല്ലുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആവട്ടെ ജീവിതത്തിന്റെ ആ ഒരു കാലഘട്ടം വല്ലാത്ത ഒരു ഇത് തന്നെ ആയിരുന്നു അനുഭവം തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏഴാം class ും കഴിഞ്ഞ്, high school കാലഘട്ടത്തിലേക്കും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ആണ് ഉണ്ടായിരുന്നത് എന്ന് തിൽ സംശയം ഇല്ല അങ്ങനെ ഞങ്ങൾ ആ എട്ടാം class ില് മൂന്ന് പേരും ഒരേ class ിൽ തന്നെ ആയിരുന്നു. പക്ഷേ കൂടുതൽ students ഒരു class ിൽ വന്നപ്പോൾ മറ്റ് class ിലേക്ക് എ, ബി, സി class ായി തിരിച്ചത് കൊണ്ട് തന്നെ ബി class ിൽ കൂടുതൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് സി class കൂടെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും ഒരേ class ിൽ ആവണമെന്നുള്ള ഞങ്ങളുടെ പ്രാർഥന പക്ഷേ, അത് അവിടെ വിജയിച്ചിരുന്നില്ല. ഞാനും ഷാമിൽ എന്ന സുഹൃത്തും മാത്രം ആയിരുന്നു ഞങ്ങളുടെ class ിൽ ആഷിഫിനെ ഞങ്ങൾക്ക് നഷ്ട്ടപ്പെടുകയാണ് ഉണ്ടായത് ആഷിഫിനെ സി class ിലേക്ക് teacher വിളിക്കുകയും പോകേണ്ടത് അത്യാവിശ്യം ആകുകയും ചെയ്തിരുന്നു. ഒരുപാട് request ചെയ്തു എങ്കിൽ പോലും അത് accept ചെയ്യാൻ teacher തയ്യാറായിരുന്നില്ല. അങ്ങനെ ആവട്ടെ ആ ഒരു കാലഘട്ടം വളരെ സങ്കടകരമായി തോന്നിയിട്ടുണ്ട്. ആ ദിവസം രണ്ട് മൂന്ന് പേരും കരയുകയും ആ ഒരു സൗഹൃദം നഷ്ട്ടപ്പെട്ടതിൽ വളരെ സങ്കടവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒൻപതാം class ിലോട്ട് കടക്കുകയാണ്, ഒൻപതാം class ിലോട്ട് കടക്കുന്ന സമയത്ത് ആഷിഷിന് സംഭവിച്ച അതേ സംഭവം ആണ് എനിക്ക് സംഭവിച്ചത്.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

പോകാൻ കാരണം എന്തെന്നാൽ നിലവിലുള്ള school ിൽ fees കൂടുതൽ ആയത് കൊണ്ട് തന്നെ ആണ് വേറെ ഒരു school ിലോട്ട് ഉള്ള മാറാൻ തീരുമാനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സുഹൃത്തുക്കളെ നഷ്ട്ടപ്പെടുകയാണ് അവസാനം ഉണ്ടായത്. ഞാൻ ഇന്ന് പറയുന്നത് പ്രേം നസീറിനെ കുറിച്ചാണ്. മലയാളചലച്ചിത്ര രംഗത്തെ നിത്യഹരിതനായകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു indian ചലച്ചിത്രനടനായിരുന്നു പ്രേംനസീർ. ജീവിതകാലം April ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ്, പതിനാറ് January ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത്. മലയാള cinema യിൽ അദ്ദേഹത്തിന്റെ തലമുറയിലെ പ്രമുഖരിൽ ഒരാളായിരുന്ന പ്രേംനസീർ അറിയപ്പെടുന്നു. അബ്ദുൾ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. indian cinema യിലെ തന്നെ ആദ്യത്തെ super താരമായിരുന്നു പ്രേംനസീർ. അനശ്വരനായ സത്യത്തിന്, സത്യത്തിന് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ സ്വയംവര മലയാളചലച്ചിത്ര താരരാ~രാജാവായി അദ്ദേഹം നിലനിന്നു.

പക്ഷേ release ആയില്ല. പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് big screen ൽ വന്നത്. വിശപ്പിന്റെ വിളി ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തിരണ്ട് എന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ set ൽ set കളിൽ വച്ച് അദ്ദേഹം നസീർ എന്ന നാമം സ്വീകരിച്ചു. പിന്നീട് പൊന്നാപുരം കോട്ട എന്ന cinema യിൽ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്ന് കൂടെ കുഞ്ചാ~കുഞ്ചാക്കോ ചേർത്തു. ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പതുകളിൽ ഒരു താരമായി ഉയർന്നുവന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാലത്ത് മലയാള cinema യിലെ പകരം വെക്കാനില്ലാത്ത super താരങ്ങളിലൊരാൾ ഒരാളായിത്തീർന്നിരുന്നു. ഒരു romantic നായകനെന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാണ്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനുശേഷം മറ്റ് കലാകാരന്മാ~കലാകാരന്മാരെപ്പോലെ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചതിനാൽ നായക വേഷങ്ങളിൽ നിന്ന് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം മനപൂർവ്വം വഴിമാറി സഞ്ചരിച്ചു. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്,

ശ്രദ്ധേയമായ അഭിനയത്തിലൂടെ അദ്ദേഹം നിരൂപക പ്രശംസ നേടിയിരുന്നു. വിട പറയും മുൻപേ എ~എന്ന cinema യിലെ മാധവൻ കുട്ടിയെ അവതരിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര award നേടിയിരുന്നു. കലയ്ക്ക് നൽകിയ സംഭാവനകളെ മാ~മാനിച്ച് ഇന്ത്യാ government യഥാക്രമം മൂന്നാമത്തെയും നാലാമത്തെയും civilian ബഹുമതികളായ പത്മഭൂഷൻ, പത്മശ്രീ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.

നൂറ്റിമുപ്പത് cinema കളിൽ ഒരേ നായികയ്ക്കൊപ്പം ഷീല അഭിനയിച്ചിതിന്റെ പേരിലും രണ്ട് guinness world record കൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. എൺപത് നായികമാർക്കൊപ്പം അഭിനയിച്ചതിനും ഒരേ വർഷം മുപ്പത് cinema കളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിലും മറ്റ് രണ്ട് അഭിനയ record കളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ റസ്റ്റ് ഹൌസ് എന്ന സിനിമയ്ക്കായി അദ്ദേഹം പാടുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് January പതിനാറിന് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ജീവിതരേഖ. തിരുവിതാംകൂറിലെ ചിറയൻകീഴിൽ ആക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസുമ ബീവിയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അറു ഇരുപത്തിയാറ് April ഏഴിന് ജനിച്ചു. പ്രേം നവാസ്, അഷ്‌റഫ് എന്നീ രണ്ട് സഹോദരന്മാരും സുലേഖ, ആരിഫ, അനീസ, ഉമൈബ, സുനൈസ, സുഹാറ എന്നീ ആറ് സഹോദരിമാരുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് അന്തരിച്ചു. പിതാവ് അതേ പേരിലുള്ള ഒരു സ്ത്രീയെ പിന്നീട് പുനർവിവാഹം ചെയ്തിരുന്നു.

റസിയ കണ്ണൂരിൽ നിന്നുള്ള വ്യവസായി ഹാഷിമിനെ വിവാഹം കഴിക്കുകയും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇരുവരും പുത്രൻ ഷാനവാസിനേക്കാൾ മൂത്തവരാണ്. ഇളയമകൾ റീത്ത പുനലൂർ സ്വദേശി doctor ഷറഫുദ്ദീനെ വിവാഹം കഴിച്ച് മസ്കറ്റിൽ സ്ഥിരതാമസമാക്കി. പ്രേം നസീറിന്റെ മൂത്ത സഹോദരി സുലൈഖ ബീവിയുടെ മകളാണ് ഷാനവാസിന്റെ പത്നിയായ ആയിഷാ ബീവി. പ്രേം നസീറിന്റെ പുത്രൻ ഷാനവാസ് ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പിതാവിനെപ്പോലെ അഭിനയരംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞില്ല. പ്രേം നസീറിന്റെ മൂന്നാം തലമുറയായി ഷാനവാസിന്റെ പുത്രൻ ഷമീർ ഖാൻ മലയാള cinema യായ ഉപ്പുകണ്ടം ബ്രദേഴ്‌സ് ബാക്ക് ഇൻ ആക്ഷനിൽ അഭിനയിച്ചിരുന്നു. പ്രേം നസീറിന്റെ ഇളയ സഹോദരിയായിരുന്ന പ്രേം, പ്രേം നവാസും ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചു. cinema യിൽ അഭിനയിക്കാൻ തുടങ്ങിയ കുടുംബത്തിലെ ആദ്യത്തെയാളായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് ഒരു നിർമ്മാതാവായി മാറുകയും അഗ്നിപുത്രി, തുലാവർഷം, പൂജക്ക് എടുക്കാത്ത പൂക്കൾ, നീതി, കെണി എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രേം നസീറി പ്രേം നവാസിന്റെ ഏക മകൾ പ്രേം കിഷോറും വെക്കേഷൻ, താരപുത്രൻ എന്നീ രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട്, അഭിനയിച്ച് cinema വ്യവസായവുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബഹുവർണ്ണ ചിത്രമായിരുന്ന കണ്ടം ബച്ച കോട്ടിൽ അഭിനയിച്ചതിന്റെ പേരിലും പ്രേം നവാസ് ശ്രദ്ധേയനാണ്. പെരുമാറ്റം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിശപ്പിന്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെ കുഞ്ചാക്കോയും കെ. വി. കോശിയും തിക്കുറിശ്ശിയെ സമീപിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്ത്. പിന്നീട് ജനകീയ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പിന്നീട് സംവിധായകനായി മാറിയ J ശശികുമാറിന്റെയും നടന്മാരായ ബഹദൂറിന്റെയും ഉമ്മറിന്റെയും പേരുകളും തിക്കുറിശ്ശി മാറ്റുകയായിരുന്നു. എന്നാൽ ഉമ്മറിനായി തിരഞ്ഞെടുക്കപ്പെട്ട്, തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹജാൻ എന്ന നാമം അദ്ദേഹം ഒരു ചിത്രത്തിൽ മാത്രമാണ് ഉപയോഗിച്ചത്. ചലച്ചിത്രരംഗത്ത്. എക്സെൽ company ക്കു വേണ്ടി ആയിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ച് തുടങ്ങിയത്. ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തൊന്ന് December ഇരുപത്താറിന് camera ക്കു മുന്നിൽ വന്നു. ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തിരണ്ടിൽ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവന്നത്. അദ്ദേഹത്തിന്റെ മിക്കവാറും ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ, മേരിലാൻഡ് studio കൾ ആയിരുന്നു. മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കൽപ്പങ്ങളുടെ സാക്ഷാത്കാരമായി പ്രേം നസീറിന്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ. ആയിരത്തി നാനൂ~ റ്റി രണ്ട്‍ മലയാള നാനൂറ്റി നാല്പത്തിരണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതോടൊപ്പം പ്രേംനസീർ അയ്മ്പത്താറ് പ്രാവശ്യം തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്ന‍ഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷീലയുമൊത്ത് നൂറ്റിമുപ്പത് ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു. ഇത് ഒരു സർവ്വകാല record ണ്. ജയഭാരതിയോടൊത്ത് തൊണ്ണൂറ്റിരണ്ട്‌ cinema കളിൽ ഒന്നിച്ചഭിനയിച്ചത് മറ്റൊരു record കൂടിയാ. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നാൽപത്തൊമ്പത് cinema നാൽപത്തൊന്ന് cinema കളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ മുപ്പത്തൊന്ന് cinema കളിലും നായകവേഷം അവതരിപ്പിച്ചു. എഴുനൂറ്റെൺപത്തൊന്ന് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന്‌ വിവിധ നായികമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു. ഏറ്റവും അധികം cinema കളിൽ നായകനായി അഭിനയിച്ചതിന്റെ guinness record അദ്ദേഹത്തിന്റെ പേരിലാണുള്ളത്. ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തന്റെ അഞ്ഞൂറാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് award ലഭിച്ചു. ആ സമയത്ത് രണ്ട് പേർ ഒരുപോലെ മികച്ച തൻ്റെ പട്ടികയിൽ വന്നപ്പോൾ അത് ആണ് പ്രേം നസീറിന് പ്രഥമ ഔട്ട്സ്റ്റാൻഡിംഗ് പെ~പെർഫോമൻസ് award ലഭിച്ചത്. പടയോട്ടം, ഇരുട്ടിന്റെ ആത്മാവ് എന്നീ cinema കളിലെ അഭിനയത്തിന് കപ്പിന്റെയും ചുണ്ടിന്റെയും അകലത്തിലാണ് അദ്ദേഹത്തിന്റെ ദേശീയ award നഷ്ടമായത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രേം നസീർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ടിൽ സ്ഥാപിച്ചു. മലയാള cinema ക്കും ഇന്ത്യൻ cinema ക്കുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. സർവ്വകാല സംഭാവനകളെ മാനിച്ച് കേരളസംസ്ഥാന പ്രത്യേക jury award അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ നൽകി. പ്രേം നസീറും യേശുദാസും ഒരു ഉത്തമ നടൻ ഗാ‍യക ജോഡിയായിരുന്നു. ഇവർ ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള cinema ചിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു. അവസാനമായി അഭിനയിച്ച ചിത്രം ധ്വനിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ്‌ നസീറിന്റെതായി പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രം. ഗാനരംഗങ്ങളിൽ ഇത്രയും മനോഹരമായി അഭിനയിക്കുന്ന മറ്റൊരു നടനും ഇന്ത്യയിലില്ല. ദേവരാജൻ്റെയും ബാബുരാജിൻ്റെയും ഗാനങ്ങൾ അദ്ദേഹം ജനപ്രിയമാക്കി. യേശുദാസിൻ്റെ ശ~ശബ്‌ദവുമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന നടൻ നസീറാണ്. camera കളിലൂടെ ഏത് angle ൽ നിന്ന് നോക്കിയാലും

Ulcer മാറിയെ~മാറിയെങ്കിലും അഞ്ചാംപനി ബാധിച്ച് മരിച്ചു. ബഹുമതികൾ. അർഹിക്കുന്ന ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് നിർഭാഗ്യകരമായ വസ്തുതയാണ്. guinness ലോക പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. രണ്ടായിരത്തിപതിമൂന്നിൽ ഇന്ത്യൻ cinema യുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഇന്ത്യൻ cinema മേഖലയിലെ അമ്പത് പേരുടെ stamp കളിൽ പ്രേംനസീറിന്റെ ചിത്രവും ആലേഖനം ചെയ്തിരുന്നു. ഇതിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് നസീറിന്റെ ചിത്രം മാത്രമാണ് ഇടം നേടിയത് അഭിനയിച്ച ചിത്രങ്ങൾ ലഭ്യമായവ. ത്യാഗസീമ ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തൊന്നിൽ release ആയില്ല. മരുമകൾ ചലച്ചിത്രം. വിശപ്പിന്റെ വിളി, അച്ഛൻ, പൊൻകതിർ, മനസാക്ഷി , കിടപ്പാടം, ബാല്യ ബാല്യ സഖി, അവൻ വരുന്നു, അവകാശി, സി. ഐ. ഡി, അനിയത്തി,

ഉണ്ണിയാർച്ച, കൃഷ്ണകുചേല, ശ്രീരാമ പട്ടാഭിഷേകം, ലൈല മജ്നു, കാൽപ്പാടുകൾ, സത്യഭാമ, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, കലയും കാമിനിയും, കാട്ടുമൈന, ചിലമ്പൊലി, സ്കൂൾ മാസ്റ്റർ, പഴശ്ശിരാജ, ഒരാൾകൂടി കള്ളനായി, കുട്ടിക്കുപ്പായം, കുടുംബിനി, കറുത്ത കൈ, ദേവാലയം, ഭാർഗ്ഗവീ നിലയം, ആയിഷ, ആൾത്താര, തങ്കക്കുടം, ശകുന്തള, റോസി, രാജമല്ലി, പോർട്ടർ കുഞ്ഞാലി, ഓ~ഓടയിൽ നിന്ന്, മുതലാളി, മുറപ്പെണ്ണ്, മായാവി, കുപ്പിവള, കൊച്ചുമോൻ, കാവ്യമേള, കാത്തിരുന്ന നി~ ക്കാഹ്, കളിയോട്ടം, ജീവിതയാത്ര, ഇണപ്രാവുകൾ, ദേവത, ചേട്ടത്തി, ഭൂമിയിലെ മാലാഖ, തിലോത്തമ, സ്ഥാനാർത്ഥി സാറമ്മ, സ്റ്റേഷൻ മാസ്റ്റർ, പ്രിയതമ പൂച്ചക്കണ്ണി, പിഞ്ചുഹൃദയം, പെൺമക്കൾ, കുഞ്ഞാലിമരയ്ക്കാർ, കൂട്ടുകാർ, കണ്മണികൾ, കനകച്ചിലങ്ക, കല്യാണരാത്രിയിൽ, കളിത്തോഴൻ, ഇരുട്ടിന്റെ ആത്മാവ്, അനാർക്കലി, ഉദ്യോഗസ്ഥ, സ്വപ്നഭൂമി, രാവണൻ, പൂജ, പരീക്ഷ, പാതിരാപ്പാട്ട്, ഒള്ളതുമതി, നഗരമേ നന്ദി, നാടൻപെണ്ണ്, കുടുംബം, കോട്ടയം കൊലക്കേസ്, കസവുതട്ടം, കാണാത്ത വേഷങ്ങൾ, ജീവിക്കാനനുവദിക്കൂ,

പുന്ന~പുന്നപ്രവയലാർ, പാടുന്ന പുഴ, ലവ് ഇൻ കേരള, ലക്ഷപ്രഭു, കൊടുങ്ങല്ലൂരമ്മ, കായൽകരയിൽ, ഇൻസ്പെക്ടർ, ഭാര്യമാർ സൂക്ഷിക്കുക, അസുരവിത്ത്, അഞ്ചു സുന്ദരികൾ, അഗ്നിപരീക്ഷ, വിരുന്നുകാരി, വില കുറഞ്ഞ മനുഷ്യൻ, വിലക്കപ്പെട്ട ബന്ധങ്ങൾ, സൂസി, റസ്റ്റ് ഹൗസ്, രഹസ്യം, പൂജാപുഷ്പം, പഠിച്ച കള്ളൻ മൂലധനം, കുടു കൂട്ടുകുടുംബം, കണ്ണൂർ ഡീലക്സ്, കള്ളിച്ചെല്ലമ്മ, കടൽപ്പാലം, ജ്വാല, വല്ലാത്ത പഹയൻ അടിമകൾ, ആൽമരം, വിവാഹിത, വിവാഹം സ്വർഗ്ഗത്തിൽ, ത്രിവേണി, തുറക്കാത്ത വാതിൽ, താര, സരസ്വതി, പളുങ്കുപാത്രം, ഒതേനന്റെ മകൻ, നിഴലാട്ടം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, നാഴികക്കല്ല്, മൂടൽമഞ്ഞ്, മിണ്ടാപ്പെണ്ണ്, ലോട്ടറി ടിക്കറ്റ്, കുരുക്ഷേത്രം, കല്പന, കാക്കത്തമ്പുരാട്ടി, എഴുതാത്ത കഥ, ദത്തുപുത്രൻ, അ~അരനാഴികനേരം, അനാഥ, അമ്മയെന്ന സ്ത്രീ, അമ്പലപ്രാവ്, ആ ചിത്രശലഭം പറന്നോട്ടെ, വിലയ്ക്കുവാങ്ങിയ വീണ, ഉമ്മാച്ചു, സുമംഗലി, ശിക്ഷ, പുത്തൻ വീട്, നീതി, മുത്തശ്ശി, മൂന്നു മ മൂന്നു പൂക്കൾ,

സംഭവാമി യുഗേ യുഗേ, പുഷ്പാഞ്ജലി, പുനർജനം, പോസ്റ്റ്മാനെ കാണാനില്ല, ഒരു സുന്ദരിയുടെ കഥ, ഓമന, നൃത്തശാല, മിസ്സ് മേരി, നിഴലാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട്, മയിലാടും കുന്ന്, മായ, മറവിൽ തിരിവ് സൂക്ഷിക്കുക, മരം, മനുഷ്യബന്ധങ്ങൾ, മന്ത്രകോടി, ഗന്ധർവ്വക്ഷേത്രം, ദേവി, ബ്രഹ്മചാരി ആരോമലുണ്ണി, അന്വേഷണം, ആറടിമണ്ണിന്റെ ജന്മി, ആദ്യത്തെ കഥ, വീണ്ടും പ്രഭാതം, ഉർവ്വശി ഭാരതി, തൊട്ടാവാടി, തിരുവാഭരണം. തേനരുവി, തനിനിറം, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു, പൊന്നാപുരം കോട്ട, പോലീസ് അറിയരുത്, പാവങ്ങൾ പെണ്ണുങ്ങൾ. തുമ്പോലാർച്ച, രഹസ്യരാത്രി, നൈറ്റ് ഡ്യൂട്ടി, അജയനും വിജയനും, ചക്രവാകം, അശ്വതി, അരക്കള്ളൻ മ

ഇത്രയും cinema കളാണ് എനിക്ക് അറിയുന്നത്. ഇത്രയും എനിക്ക് പ്രേം നസീറിനെക്കുറിച്ച് പറയാനു hello നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു നോമ്പ് തുറ കുറിച്ചാണ്. അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു നോമ്പു തുറനെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് അതിൽ ഒരു ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ

കുറച്ചു ആളുകൾ പന്തലെടുത്തും കുറച്ച് ആളുകൾ പാചകപ്പണിയും ചെയ്ത് രാവിലെ ഇരിക്കുകയായിരുന്നു എല്ലാവരും നല്ല പണിയിലായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികളൊക്കെയും പന്തലും എടുക്കാൻ സഹായിച്ചിരുന്നു എല്ലാവരും ഒക്കെ കൊടുന്ന സഹായിച്ചിരുന്നു എന്നിട്ട് എന്റെ വീട്ടിലെ വലിയവർ കൂടി

എന്നിട്ട് അവരൊക്കെ എന്റെ മാമന്റെ കുട്ടിയുടെ birthday ആയിരുന്നു അവർ അവളുടെ birthday ക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ നേരം കഷ്ടപ്പെട്ടാണ് അവരുടെ ഒക്കെ പണി കഴിഞ്ഞത് എന്നിട്ട് അവർ വന്നിട്ട് കുട്ടിയുടെ birthday യുടെ അലങ്കാരമൊക്കെ തുടങ്ങി നല്ല അടിപൊളിയാക്കി അവർ room ഒക്കെ അവർ ഒരുപാടു കഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് അതൊക്കെ ready ആയത് എന്റെ മാമനും പിന്നെ എന്റെ മേമയുടെ കുട്ടിയുമാണ് birthday യുടെ അലങ്കാരമൊക്കെ ചെയ്തത് പിന്നെ ഒരു പതിനൊന്ന് മാണി ഒക്കെയായപ്പോളാണ് ഏർ നമ്മുടെ അലങ്കാരപ്പണിയൊക്കെ തീർന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അവരൊക്കെ പിന്നെ ചിലവരൊക്കെ പാചക മുറിയിലായിരുന്നു കൂടുതൽ ആ ആളുകളും സഹായിച്ചുകൊണ്ട് പാചക മുറിയിലും കുട്ടികളൊക്കെ പന്തലും മറ്റും കൊണ്ടുവരാനും

മാമന്റെ കുട്ടിക്ക് ഒരു വയസ്സായിരുന്നു അന്ന് നോമ്പുതുറക്ക് അന്ന് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ ഒരു മാമനായിരുന്നു ചോറൊക്കെ വെച്ചത് അപ്പോളൊക്കെ ഉച്ചക്കൊക്കെ ഭയങ്കര വെയിലായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്നിട്ട് അങ്ങനെ കുറെ സമയം ഓരോ പണിയൊക്കെ ആയിട്ട് ഇരുന്നു അപ്പോഴാണ് നാലു മണിക്ക് ആയത് ഒരു അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരുമൊക്കെ വന്നു കഴിഞ്ഞിരുന്നു പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു

പന്തലും കെട്ടൽ കഴിഞ്ഞു അതൊക്കെ ഒന്നു പൂർത്തിയാകുമ്പോഴേക്കും ഏർ എല്ലാവരും ഒന്ന് കുഴങ്ങിയിരുന്നു

അതുകൊണ്ടു തന്നെ ഞങ്ങളൊക്കെ ഭയന്നിരുന്നു കാരണം പന്തലൊക്കെ നമ്മളാണല്ലോ കെട്ടിയിരിക്കുന്നത് പിന്നെ അതുമല്ല മഴ പെയ്താൽ ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതുകൊണ്ടു തന്നെ നം ഞങ്ങൾ ഭയങ്കര പേടി പേടിച്ചിരുന്നു അങ്ങനെ വിരുന്ന് വിളിച്ചവരൊക്കെ വന്നു അപ്പോഴേക്കും സാധനങ്ങളൊക്കെ മേശയിൽ കൊണ്ടുപോകാനും കൊണ്ടുവെക്കാനുമൊക്കെ കുട്ടികളും വലിയവരും ഒക്കെ സഹായിച്ചത് കൊണ്ട് അതൊക്കെ ശരിയായി ഞങ്ങളുടെ നോമ്പുതുറക്ക് വെള്ളം എന്തൊക്കെയാ വെച്ചാൽ shamam juice ഉം ബത്തക്ക juice ഉം ആയിരുന്നു അങ്ങനെയൊക്കെ ready ആയി എന്നിട്ട് ഒരു ആറു മണി ആയപ്പോൾ ഒരു മഴ പെയ്തു ഒരു വലിയ ഒരു മഴയായിരുന്നു അത് എല്ലാവരും പന്തലിലായിരുന്നു കുറച്ചു പേര് വീടിനുള്ളിലായിരുന്നു അവർക്ക് പ്രശ്നമൊന്നുമുണ്ടായിരുന്നില്ല പക്ഷെ പുറത്തിരിക്കുന്നവർക്ക് നല്ല മഴ കാരണം എല്ലാവരും നനഞ്ഞിരുന്നു അങ്ങനെ പന്തലൊക്കെ പകുതി പൊളിഞ്ഞ് ചാടുകയും ആകെ ഇടങ്ങേറാവുകയും ചെയ്തു എന്നിട്ട് ഏർ ഞങ്ങളുടെ bulb ഒക്കെ ഒന്ന് താഴെ വീണു പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണമല്ലോ current അല്ലെ അതുകൊണ്ട് എന്നിട്ട് അവരൊക്കെ നിസ്കരിക്കാൻ പോയി നോമ്പ് തുറന്ന് അപ്പോഴും നല്ല മഴ ആയിരുന്നു എന്നിട്ട് എല്ലാവരും നനഞ്ഞ് വന്നിരുന്നു വീടിനുള്ളിൽ ഉള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവരൊക്കെ ഏർ food കഴിക്കാൻ പുറത്തേക്ക് പോയി അപ്പോൾ ഭാഗ്യം കൊണ്ട് മഴയൊന്നും അധികം ഉണ്ടായിരുന്നില്ല മഴയൊക്കെ തോർന്നിരുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല

ഏർ അതുപോലെ തന്നെ ഞങ്ങളുടെ മാമന്റെ ബർ കുട്ടിയുടെ birthday ക്ക് ഞങ്ങൾ ഒരു cake വാങ്ങിച്ചിരുന്നു പിന്നെ വിരുന്നു വിരുന്നിന് വിളിച്ചവർക്കൊക്കെ വിളിച്ചവരൊക്കെ ആ എന്റെ മാമന്റെ കുട്ടിക്ക് dress ഒക്കെ കൊണ്ടു വന്നിരുന്നു പല തരം dress കളുമൊക്കെ ആ കുട്ടിക്ക് കിട്ടി പിന്നെ ആ കുട്ടിയും ആ കുട്ടിയുടെ

ആ കുട്ടിക് കുറെ സാധനങ്ങൾ കിട്ടിയിരുന്നു ഒരുപാട് dress കൾ തന്നെ കിട്ടിയിരുന്നു എല്ലാവരെയും വിളിച്ച് പിന്നെ കുറെ കളിപ്പാട്ടങ്ങൾ ആ കുട്ടിക്ക് കിട്ടി ആ കുട്ടിയുടെ ഉമ്മാമയും എല്ലാവരും ഏർ പല സാധനങ്ങളും കൊണ്ടന്നിട്ടുണ്ടായിരുന്നു

അതുപോലെ തന്നെ കസാര കൊണ്ടന്നിരുന്നു കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒന്ന് പിന്നെ ഒരു ഉ scooty പോലെ ഒരു വണ്ടി കൊണ്ടി കൊണ്ട് വന്നു പിന്നെ പിന്നെ ഒരുപാടു സാധനങ്ങൾ കൊണ്ടുവന്നു പിന്നെ ആ കുട്ടിക്ക് walker കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആ കുട്ടിക്ക് നല്ല ഭാഗ്യമായിരുന്നു ആ കുട്ടിക്ക് എല്ലാ സാധനങ്ങളും ലഭിച്ചു അതുകൊണ്ടുതന്നെ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ആ കുട്ടിക്ക് ഒരു remote car കിട്ടിയിരുന്നു ഏർ പിന്നെ അതുപോലെ തന്നെ മൂന്നു teddybear കിട്ടി അങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ നോമ്പ് തുറ